കോളേജിൽ ഇപ്പോ കായികപരമായിട്ട് കൊറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ.

ഏയ് മത്സരങ്ങളിപ്പോ ഒരുപാട് നടക്കണുണ്ട് അതിന്റെ കൊറേ തെരക്കുകളിലാണ് ഓരോരോ അധ്യാപകരെ കാണണം അവരോട് ഓരോ പരിപാടികൾക്കുള്ള പെർ ഇത് മേടിക്കണം. അതിനുള്ള സമ്മതം മേടിക്കണം. പങ്കെടുക്കുന്നതിനും അങ്ങെനുള്ള കാര്യങ്ങൾക്കായിട്ട് കൊറച്ച് തെരക്കുകളിലായിരുന്നു. പിന്നേ ഇനീപ്പോ ഒരുപാട് പരിപാടികള് ഇപ്പൊ വരാൻ പോവുന്നുണ്ട്. അതിന് എല്ലാത്തിനുള്ള ഇതെല്ലാം ചെയ്യണം നമ്മ് തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങൾ അതെ നമ്മുടെ നമ്മുടെ കലാലയത്തിൽ ഇത്രയും നാളങ്ങനെ ഈ കായികായിട്ടുള്ള വിഷയങ്ങളോട് വല്ല്യ ഒരു ഇതിലല്ലല്ലോ കണ്ടോണ്ടിരുന്നത് ഇപ്പൊ അതിനുള്ളള്ളൊരു മാറ്റം വരുന്നുണ്ടല്ലേ? അതെ അതെ വല്യ രീതിയില് ഇത്രയും നാള് ഒരു തരത്തിലും കായികപരമായിട്ടുള്ള പരിപാടികൾക്ക് ഒരു പ്രാധാന്യവും നൽകാതിരുന്ന കോളേജാണ് നമ്മുടെ. ഇപ്പഴാണ് അതിന് വേണ്ടീട്ട് എല്ലാവരും പുതിയതായിട്ട് വന്നേക്കണ വിദ്യാർത്ഥികൾക്ക് കൂടി അതിനോട് അത്രയും താല്പര്യമുള്ളതുകൊണ്ട്

ആഹ് അതെ ആദ്യം ഒക്കെ നമ്മുടെ ഈ സമൂഹത്തിലൊരു തെറ്റുദ്ധാരണയുണ്ടായിരുന്നു ഈ കായികപരമായിട്ട് പോകുന്ന ആൾക്കാരൊന്നും ഈ രക്ഷപെടില്ലാന്ന്. വിദ്യാഭാസം ഈ നമ്മള് പാഠപുസ്തകങ്ങള് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്ക് മാത്രേ വിലയുള്ളൂന്നും അങ്ങനെ പഠിക്കുന്ന ആൾക്കാരെ വിജയിക്കുള്ളൂ ജീവിതത്തിലെന്നൊക്കെ ഇപ്പെ അങ്ങനെത്തൊരു ആ ഒരു മോഡലൊന്ന് മാറിവരുന്നുണ്ട്. ഈ കായികമായിട്ടുള്ള അതെ കാര്യങ്ങൾക്ക് വളരെ വല്ല്യൊരു എന്താണ് പറയ ഒരു മുഖ്യത തന്നെ കൊടുക്കണം കാരണം അതിന് വല്ല്യൊരു എന്താ പറയാ

ഇന്നും ഇന്നും നമ്മ നോക്കാണങ്കി ഒര് ഭൂരിഭാഗം മാതാപിതാക്കളും ഇന്നും അവരുടെ വിദ്യാർത്ഥികളെ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനിയർന്നുള്ളൊര് ഇതിലേക്ക് തന്നെയാണ് തള്ളിവിടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴും അവർ ഈ കായികപരമായിട്ടുള്ള മേഖലകളിലെ അതാണ് ഉം ഏഹ് ഓരോ വിദ്യാ ഓരോ വിദ്യാർത്ഥികൾക്കും തൊറന്ന് കെടക്കുന്ന അവസരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഓരോ കളിക്കാരേം ഓരോ മേഖലകളിലും ഏഹ് വിജയിച്ച് ഉന്നതങ്ങളിലെത്തുന്ന കളിക്കാര് എത്രയോളം പൈസ ഉണ്ടാക്കുന്നുണ്ട് അവരെന്ത് എത്രത്തോളം അവരുടെ ജീവിതം

സുരക്ഷിതമായ ഇത് ഇതിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. അവസരങ്ങള് വിദ്യാർത്ഥികളുടെ മുമ്പില് കെടക്കുമ്പോ അതിനനുസരിച്ച് ഇവിടുള്ള കഴിവുള്ള ഒരുപാട് വിദ്യാർത്ഥികള് തഴയപ്പെടുവാണ്.

അതെ അതെ അതെ വളരെയധികം. ഇപ്പൊത്തന്നെ ഈ ഓരോരോ കലാലയങ്ങളിലും ഏഹ് മറ്റേ കായികപരമായിട്ടുള്ള ഒരു മുൻഗണനയുള്ള കുട്ടികൾക്ക് ആ വേണ്ടരീതീല് ഏഹ് സീറ്റുകള് അതെല്ലാം അനുവദിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും

അവരിവടെ വന്നേന് ശേഷം അവർക്ക് അവരുടെ ആ ഒര് ആ മേഖലയിലവർക്ക് വീണ്ടും കൂടുതലായിട്ടുള്ള പരിശീലനം നടത്താനുള്ള സൗകര്യങ്ങളോ അങ്ങനുള്ളൊര് തരത്തിലുള്ള ഇതും എഹ് കു കോളേജിലെ കോളേജുകാരുടെ ഭാഗത്ത്ന്ന്ണ്ടാവാറില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഉം അങ്ങനെ അവരുടെ ഒര് ജീവിതം വഴിമുട്ടി പോവുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കഴിവെല്ലാം ആഹ് അടിച്ചമർത്തപ്പെടുന്നൊരു ഒരു ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ രീതിയെല്ലാം മാറണം ശെരിക്കും. തീർച്ചയായിട്ടും. അതാണ്, പിന്നെ നമ്മളീ ഈ അടുത്ത് വരുന്ന പഠനങ്ങളൊക്കെ പറയുന്നതും ഇപ്പൊ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതും കാര്യങ്ങളൊക്കെയൊള്ളത് കൊറേയൊക്കെ കായികപരമായി ഏഹ് കുട്ടികളെന്താണ് അതിലോട്ട് കായികത്തിലോട്ട് പോകുവാണെങ്കിൽ ഇതൊക്കെ വളരെ ഒരു വല്യൊരു ശതമാനത്തിലോട്ട് കൊറഞ്ഞിരിക്കുംന്നെക്കെ ഏഹ് പഠനങ്ങള് പറയുന്നുണ്ട്. തീർച്ചയായും, തീർച്ചയായും. ഇപ്പെന്നെ സംബന്ധിച്ച് നോക്കാണെങ്കി ഏഹ് ഞാനൊര് തരത്തിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തൊരാളാണ്. അതിന് ഒര് ഒരു പരിധിവരെ അതിനൊരു കാരണമാവുന്നതെന്താന്ന് ചോയിച്ച് കഴിഞ്ഞാ ചെറുപ്പംതൊട്ടേ ഞാൻ കോളേജില്

ഏഹ് പന്തുകളി അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പോവാറുണ്ട് ഓരോ പരിപാടിക്ക് പോവുമ്പോഴും അവരുടെ ആ അത് നമ്മളെ പരിശീലിപ്പിക്കുന്ന പരിശീലകര് നമ്മളോട് ആവശ്യപ്പെടുന്ന ഓരോരോ ചിട്ടകളും, രീതികളും അഹ് ഇതൊക്കെ ഇണ്ട്. അവര് ആദ്യമേ നമ്മളോട് പറയുന്ന കാര്യങ്ങള്

അതെ അതെ ഒരു കാര്യത്തിന് പറയുന്നത് ഒരു സാധാരണ ഒരു ജീവിത രീതി പോരല്ലോ അതില് വളരെ ചിട്ടയായിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങളായാലും അതെ, അതെ, അതെ, അതെ. ശാരീരികക്ഷമത എല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ട രീതിയിലുള്ള ഭക്ഷണം അതുപോലെയുള്ള ആ ഒരു അച്ചടക്കം എല്ലാ കായിക താരങ്ങൾക്കും ഇണ്ടാവണംന്നുള്ള ഒരു നിർബന്ധം ഏഹ് അവരുടെ അധ്യാപകർക്ക് ഇണ്ടാവും, പരിശീലകർക്കും.

അതുകൊണ്ടുതന്നെ ആ ഒര് അത് അവരുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കും, പ്രതിഫലിക്കുംന്നുള്ളതാണ് സത്യം. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലും അവർക്ക് വളരെ അധികം അത് ഉപകാരം ചെയ്യും. ഇതില് ഒന്നിലും ഇല്ലാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒര് രീതിയില് അവര്

എഹ് അത് അവർക്കൊരു പരിചിതമല്ലാത്ത ഒര് രീതിയാണ് ഇങ്ങനെ ഇത്ര അച്ചടക്കത്തോട് കൂടിയുള്ളൊരു ജീവിതം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അവർക്കൊക്കെ.

അതെ. പിന്നെ അന്നാ ഞാൻ കോളേജിലത്തെ നിങ്ങടെ കലാലയത്തിലെ ഈ കാര്യങ്ങളൊക്കെ വളരെ എന്താണ് വിജയകരമായിട്ട് മുന്നോട്ട് പോവട്ടെ നിങ്ങക്ക് പല ഈ വിദ്യാഭാസത്തിന്റെ ബന്ധപ്പെട്ട് എന്തെങ്കിലും

നന്ദി പിന്നെ വിളിക്കാം.